ആഹ് ഏർ എത്രാന്ന് പറഞ്ഞാലാണ് അതായത് ഒരു ഏർ ഉം ആൾക്കാര് കേറിക്കോണം കൊറേ ആൾക്കാർ ഇപ്പൊ ഇതാ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ പുതിയ പുതിയ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ കുറേ പിള്ളേർ തന്നെ ഏർ ഉം പഠിച്ച് ഇറങ്ങി കൊണ്ടിരിക്കുന്നയാണ് കുറേ doctor മാരും കുറേ engineer മാരും കുറേ degree ഗേ ഏർ ഉം graduates ഉം ഇവരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മക്ക് ഏർ കാണാൻ കഴിയുന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഇവര്ക്ക് ആഹ് എന്താ ജോലി സാധ്യതകൾ ഏർ പഠിച്ച് ഇറങ്ങിയാലും അഹ് കുറേ ആള്‍ക്കാര് ജോലി സാധ്യത ഇല്ലാതെ നടക്കുന്ന കാണാൻ കഴിയുന്നുണ്ട് ഏർ അപ്പം ഏർ ജോലി ഇല്ലാത്തത് കൊണ്ടാണോന്ന് ചോയ്ച്ച ജോലിയുടെ സ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണോന്ന് ചോയ്ച്ച ഉം അങ്ങനെ നമുക്ക്

എന്റെ ഏർ എന്റെ കൺ ഏർ എനി എന്റെ എന്റെ ചിന്താഗതിയിൽ അത് തോന്നീട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഏർ ജോലി സാധ്യതയിൽ ആഹ് ഇപ്പൊ ആഹ് private ൽ ആയിരുന്നാൽ പോലും പെട്ടെന്ന് ഇങ്ങനെ നേരത്തെ പിടിച്ച് പിരിച്ച് വിടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവല്ലോ അപ്പൊ അത് കൊണ്ട് തന്നെ ഉം ആഹ് പ് പല ആൾക്കാരും private ലോട്ട് വരാതെ government ഇ തന്നെ government ജോലി തന്നെ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുകൾ ആൾക്കാരു ഉണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ വാ ഉൾ ഉം ഉയർന്ന് വരണംന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു business ഓ അങ്ങനെ വേറെ എന്തെങ്കിലും ഇട്ടാരുന്നാൽ മാത്രമേ ഏർ എന്താണ് അതിനകത്ത് നമ്മള് ഏർ പൈസ ഇട്ട് എന്തിരുന്നാൽ പോലും കുറച്ച് കഴിയുമ്പോൾത്തേക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കില് ഏർ എന്താണ് ആ business ചിലപ്പം പൊളിയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല സാധ്യതകളും ഈ ഇവിടെ വരുന്നുണ്ട് ഏർ ഇപ്പം ഏർ എന്താണ് ആരെങ്കിലും ഒരാൾ കൂടുതൽ പൈസ

ആഹ് എന്താണ് ഒരു ആഹ് ആഹ് അഹ് ഒരു situation ലോട്ടേക്ക് എത്തുന്നുണ്ട് അപ്പൊ അതിന് പകരം നമ്മള് government തന്നെ കുറച്ചു കൂടെ ഏർ എളുപ്പമായിട്ടുള്ള ജോലി ആര്‍ക്കെങ്കിലും കൊടുക്കുന്നു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ജോലിയായിക്കോട്ടെ അങ്ങനെ കുറഞ്ഞ ജോലി വലിയ ജോലി എന്നില്ല ഏതൊരു ജോലി കൊടുത്തിരുന്നാൽ പോലും അങ്ങനെ കൊടുത്താൽ അതൊരു വലിയ സഹായം തന്നെ ആകും എന്ന് എനിക്ക് തോന്നീട്ടുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാര് ഇതേ പോലെ ജോലി ഇല്ലാതെ നടക്കി നടക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്

ജീവിത കാലം മൊത്തം നിലനിർത്താൻ ജോലി ജോലീം ചെയ്യാ അവർക്ക് pension ഉം കിട്ടും അതോടൊപ്പം തന്നെ മാസം കൃത്യമായിട്ട് ശമ്പളം കിട്ടും പക്ഷേ ശരിക്കിലും നമ്മടെ ഈ സർക്കാർ ജോലി ചെയ്യണവർക്ക് അത് ഇഷ്ട്ടപ്പെട്ട ജോലിയാണ് എന്ന് പറഞ്ഞാ സർക്കാർ ജോലി നമുക്കറിയാല്ലോ ഒരു മാതിരി ആൾക്കാരെ ഇത് നോക്കലു ഓരോ paper sign ചെയ്യിക്കലു ഓരോ ഇത് ചെയ്യിക്കലു അങ്ങനെ ഓരോ കഷ്ടപ്പെട്ട നമ്മ വെർതെ പിറകെ നടക്ക മാത്രേ ഉള്ളു പക്ഷെ നമ്മക്ക് അത് ആയി വീട്ടി ചെല്ലാതിരുന്ന നമ്മക്ക് നമുക്കെന്തെലും ചെയ്തെന്നോ എന്തെലും complete എയ്തെന്നോ എന്നൊരാഗ്രഹു നമുക്കൊന്നു കിട്ടില്ല എന്ന് പറയാൻ നേരം ഉദ്ദേശിക്കുന്ന് പറയാൻ നേരം നമ്മക്ക് ശരിക്കും ചെയ്തതായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല നമ്മ ഈ government ജോലി ചെയ്യാൻ നേരം നമക്ക് തോന്നുന്ന് പറയാൻ നേരം നമ്മ salary ക്ക് വേണ്ടി മാത്രമാണ് നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മക്കൊന്നും നമ്മടെ ഇഷ്ട്ടത്തിനുള്ളത് ചെയ്യന്നില്ല അങ്ങനെ വെച്ച് ചെയ്യാൻ നേരം നമ്മ രാവിലെ എണീക്കുംന്ന് പറയാൻ നേരം നമ്മ ബാക്കിയുള്ളോർക്കും തോന്നും അയാൾക്കും തോന്നും അയാൾ ശരിക്കുള്ള അയാളുടെ ജീവിതം അയാൾക്ക് ഇഷ്ട്ടപ്പെടുംന്ന് പക്ഷെ സത്യത്തിൽ അയാൾക്ക് ശരിക്കു അയാൾടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നില്ല കാരണം അയാൾ വേറുതെ പൈസ മാത്രം ഉണ്ടാക്കുകയാണ് അപ്പൊ താങ്കൾക്ക് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് government ജോലി ചെയ്യുന്നവരുടെ അവരവരുടെ ആഗ്രഹത്തിന് പിറകെ പോവുകയാണോ അല്ലെങ്കിൽ ഇങ്ങനെ പൈസയും അവരുടെ കുടുംബത്തിലെയും ആൾക്കാരുടെയും ആൾക്കാരുടെ നല്ലത് പറയാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ജോലിയാണോ സർക്കാർ ജോലി സർക്കാർ ജോലിനെ പറ്റി പറയാണെങ്കിൽ ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരെ എന്താണ് അതിന് വേണ്ടി മാത്രം ഇങ്ങനെ ഇരുന്ന് അവരുടെ ജീവിതകാലം മൊത്തം അതിന് വേണ്ടി മാത്രാണ് പഠിച്ചതായിട്ട് അവര് ക ഉം കുറേ ആള്‍ക്കാര് അതിന് വേണ്ടി തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് വച്ച് കഴിഞ്ഞാൽ അതിന് ഏർ നല്ല വശുമുണ്ട് ചീത്ത വശു ഉണ്ട് എന്ന് വെച്ച് ഇപ്പൊ pension ന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ pension എല്ലാർക്കും കിട്ടുന്നില്ലല്ലോ ഇപ്പോഴ് ഏർ KSRTC ടെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇപ്പൊ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേർപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതെ പോലെ ഏർ ഏർ സർക്കാരിന് തന്നെ പല തരത്തിലുള്ള ഏർ ആ ഒരു സാമ്പത്തികത്തിന്റെ ആ പ്രതിസന്ധി വരുന്നുണ്ട് എന്ന് വെച്ച് എല്ലാറം ഇപ്പൊ തന്നെ ഏർ pension ന്റെ കാര്യം അപ്പൊ അങ്ങനെ ആ ഒരു അഹ് പ്രശ്നം അവിടെ ഉൻ ഉന്നയിക്കുന്നുണ്ട്

ജോലി കഴിഞ്ഞിട്ട് അവര് വെറുതെ അവർക്ക് പിന്നെ വരുമാനമായിട്ട് എന്താണ് ഉള്ളത് വേറൊന്നുമില്ലല്ലോ അപ്പൊ അത് അവർക്ക് സഹായമായിട്ട് തോന്നീട്ടുണ്ട് പിഞ്ഞാന്ന് പറഞ്ഞ് കഴിഞ്ഞഴിഞ്ഞാൽ ഇവര് ഇത്രയും നാള് കഷ്ട്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതിനുള്ള ഒരു വില ഏർ government ജോലിക്കുണ്ടോന്ന് ചോയ്ച്ചഴിഞ്ഞാൽ അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയായിട്ട് എനിക്ക് തോന്നീട്ടുണ്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വേറൊരു ജോലി അവർക്ക് നല്ല ജോലി അല്ലെങ്കിൽ അവര്ടെ സ്വന്തം ജോലി അവര്‍ക്ക് എടുക്കാം അതായത്

അലസമായിട്ടിരിക്കണംന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഏർ നമ്മുടെ കീഴിലുള്ള ആള്‍ക്കാര് അതിനകത്ത് അതിന് വേണ്ടീട്ട് കുറച്ച് കാര്യങ്ങൾ ഇടുന്നുണ്ട് നമുക്ക് നമ്മുടെ അഹ് എന്താണ് ചിന്താഗതി നമ്മുടെ ideas നമുക്ക് അതിനകത്ത് ഇടാം അപ്പം അത് കൊണ്ട് നമ്മുടെ own business ആണെന്നുണ്ടെങ്കിൽ ആ ഇത്രയും കഷ്ട്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ own business ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറച്ചു കൂടെ എന്താണ് ഒരു ഏർ ഏർ അഹ് result കൊണ്ട് വരാൻ കഴിയും എന്നെനിക്ക് തോന്നീട്ടുണ്ട് ആ നമുക്ക് വീട്ടി ഇരുന്ന് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാ അല്ലെങ്കിൽ നമ്മക്ക് നേരിട്ട് ബാക്കിയുള്ള ഏർ clients നെ contact എയ്യാം അങ്ങനെ ചെയ്യാ അങ്ങനെ ഈ ഒരു government ജോലിക്കിടുന്ന പാതി effort മതി ഇത്രയും ഏർ ഇത്തരം അഹ് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് വരാൻ വേണ്ടീട്ട് അല്ല എന്ന് വെച്ച് government ജോലി അത്രക്ക് മോശംന്നല്ല ഞാൻ പറയുന്നത് അതിന് അതിന്റെതായ വിലയുണ്ട് ഏതൊരു ജോലിക്കും അതിന്റേതായ അഹ് ഒരു position ഉം അതിന്റെ ആ ഒരു ഏർ ശക്തിയും അങ്ങനത്തെ പല കാര്യങ്ങളു ഉണ്ട് ആ government ജോലിയാണ് എന്ന് പറയുമ്പൾത്തേക്ക് ആൾക്കാര് ഓ government ജോലിയാണല്ലേ മോന് ഏർ അങ്ങനെയാണെന്നുണ്ടെങ്കില് അവന് നല്ല ഒരു ഏർ ജീവിതായിരിക്കുവല്ലേ അതിന് പറ്റിയിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടു അല്ലോ എന്നൊക്കെ ഉള്ള ഏർ ചിന്താഗതിയിലാണ് ഇപ്പോഴും ആൾക്കാർ ഉള്ളത് പക്ഷെ അതൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നെ അത് അത്രയ്ക്ക് വലിയ കാര്യ അല്ല എന്നാൽ ആവശ്യമായിട്ട് പരിഗണന കൊടുക്കേണ്ടതു ആണ് അങ്ങനെയല്ലേ ആ അത് ശരിയാണ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരോ പരിഗണനയും കൊടുക്കുകയും പക്ഷെ നമ്മടെ government ജോലീന്ന് പറയാൻ നേരം പണ്ടത്തെ ആൾക്കാരെപ്പോലെതന്നെ പക്ഷെ government ഉദ്യോഗം നമുക്ക് ജനിക്കാൻ നമുക്കുള്ള ആഗ്രഹല്ലേ നമ്മുടെ വീട്ടുകാരും നമ്മുടെ നാട്ടുകാരും നമ്മക്ക് നമ്മുടെ മനസ്സിൽ വെച്ച് തന്ന ഒരാഗ്രഹമല്ലേ government ജോലി ശരിക്കും നമ്മളോട് ചോയ്ച്ചാ നമ്മക്ക് ഒച്ചയായും government ജോലി ആവുംന്ന് പറയില്ലാല്ലോ നമ്മളെ വീട്ടുകാര് ഓരോരുത്തരും പറയണ കേട്ട് തന്നെ നമ്മൾ government ജോലി ആകയാണ് കാരണം government ജോലി നമ്മ ഒന്നും പേടിക്കണ്ട നമ്മ എന്തൊക്കെ കാണിച്ചാലു നമ്മളെ ജോലീന്ന് പൊറത്താക്കില്ല നമ്മ ഒരു job ആ government ജോലി ഇന്നാ നമ്മുക്ക് അവിടത്തന്നെ ഇരുന്ന അതു കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് നന്നാവാത്തെ എന്ന് പറയാൻ നേരം അവര് എന്ത് ചെയ്താലും നമ്മുടെ നമ്മളെ പൊറത്താക്കൂല്ല കൂടിപ്പോയാ suspend എയ്യും അങ്ങനെ വച്ച് പറയാൻ നേരം നമ്മുടെ നാട് നന്നാവൂല്ല അവർക്കൊന്നും ചെയ്യേണ്ട അവശ്യോ ആവശ്യവും ഇല്ല

ഇതാണെന്ന് തോന്നുന്നത് പക്ഷെ അത് നമ്മ ഒരു ഇത് private sector ആന്ന് പറയാൻ നേരം ആൾക്കാർക്ക് ഇത്രോം target ആന്ന് വെച്ച് കൊടുക്കണെങ്കിൽ കഷ്ടപ്പെട്ട് മര്യാദക്ക് പണിയെടുക്കേം ചെയ്ത നമ്മുടീ നമ്മുടീ നമ്മ ഓരോ government ജോലി അതെ പോലെത്തുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്

ഏർ government ജോലി ചെയ്യണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു തോതിൽ അതിനോടും എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ എന്തിരുന്നാൽ കൂടി എനിക്ക് private ജോലിയിലാണ് കൂടുതൽ താല്പര്യം കാരണം എനിക്ക് എന്റെ കാത് എന്റെ ഏർ ഏർ എനിക്കൊരു ഏർ ഉം എനിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇപ്പൊ നമ്മടെ ഏർ അടിയിൽ വര ജോലി ചെയ്യുന്ന ആൾക്കാര്ന്ന് വിചാരിച്ചോ അവരുടെ ആൾക്കാരിൽ നമ്മളിപ്പം ഏർ കൂടുതൽ ഏർ pressure കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്ക ഓ ഓ ഉം എന്താണ് സ്വാഭാവികമായും അവർക്കൊരു ആ ഒരു ഉം എന്താണ് ഒരു മനസ്സിന്‌ ഒരു ആ ഒരു ഇത് തോന്നും പക്ഷെ എനിക്കത് ഇഷ്ട്ടല്ല എനിക്ക് എവിടെങ്കില് നിക്കുമ്പൾത്തേക്ക് എന്റെ കാര്യം ഞാൻ നന്നായിട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ആ ഒരു ഏർ മികവ് കിട്ടണം ഏർ എനിക്കൊരാഗ്രഹ ഉണ്ട് അതിനെ പറ്റിറ്റ് എന്ന് വെച്ച എനിക്ക് എപ്പോഴു അത് അങ്ങനെ കിട്ടണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഏതൊരു ജോലിയിലായാലും കഷ്ടപ്പാടും ആഹ് അഹ് ഏർ എന്താണ് ഏർ കുറച്ച് നമ്മള് ഉം അഹ് മാ മാറി നിക്കേണ്ടി ഒക്കെ വരും

അവിടെ ആഹ് എന്റെ ഇത്രേം കാലും ഞാൻ ഇങ്ങനെ ചെയ്ത ആ ഒരു കാര്യം അവിടെ തീർന്നു അല്ലോ അപ്പം അഹ് ആ ഒരു അങ്ങനെ ഇപ്പൊ കുറേ കാര്യങ്ങളുണ്ടല്ലോ schemes pension ആവുന്നതിന് മുന്നേ തന്നെ pension ആവുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉം അതായത് voluntary retirement എടുത്ത് കഴിഞ്ഞാ നമുക്ക് ആ ജോലിയിൽ നിന്നും മാറ മാറി നിക്കാം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഏർ ഏർ അങ്ങനെ ചെ അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയിലോട്ട് വരും പക്ഷേ private ന്ന് പറഞ്ഞ് കഴിഞ്ഞാ എന്റെ full ഏർ കാര്യങ്ങളും എനിക്ക് അതിന്റകത്തേക്ക് ഇടാൻ പറ്റുംന്നൊരു ഉറപ്പുണ്ട് എന്ന് വച്ച് private നെ ഞാൻ പൊക്കി പറയുകയല്ല നമുക്ക് പെട്ടന്ന് തന്നെ നമ്മുടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടാം

ഈ വ സം ന്താണ് പൈസ കൊടുത്താ ആയി കേറി പൈസ കൊ പൈസത്തെ പൈസയുടെ ബലം വച്ച് തന്നെ നമ്മുടെ അല്ലെങ്കിൽ വൈര്യാഗത്തിന്റെ ബലം വെച്ചോ അങ്ങനെ വെച്ച് വേണെങ്കി തന്നെ നമ്മളെ എടുത്ത് കളയാനുള്ളതേ ഉള്ളൂ ഒരു paper മാത്ര ഒരു പേ ഒരു sign ചെയ്യണ്ട ഒരു bond ഇല്ല അങ്ങനെ ഒന്നു ഇല്ല നമ്മള് വെറുതെ എടുത്ത് എന്താണ് അതിൽ നിന്ന് മാറ്റി കളയാണ് ചെയ്യുന്നെ എന്ന് വെച്ചാ രണ്ടിലും ഇങ്ങനെ എന്താണ് ഏർ നല്ല വശു ഉണ്ട് ഒരു ചീത്ത വശു ഉണ്ട് അപ്പൊ നമ്മള് നോക്കുമ്പൊ രണ്ട് side ഉം നോക്കീട്ട് കേറണം പക്ഷേ ഞ എന്റടുത്ത് ചോയ്ക്കയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ privates ഏർ ക job ആയിരിക്കും ഞാൻ കൂടുതൽ ഏർ നോക്കുന്നത് ശരിയാണ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ competition ഉ അതെ പോലതുള്ള കാര്യങ്ങൾ പറയാൻ നേരം ഇങ്ങനെ ഒരാള് നമ്മളെ പൊറത്താക്കാൻ വേണ്ടി നമ്മക്കൊരു മനസ്സിൽ ഇതുണ്ടാകും ഒരു വാശിയുണ്ടാകും അവരെ പൊറത്താക്കണം എന്ന് അവര് നമ്മളെ അപ്പൊ നമുക്ക് ഒരു വാശിയുണ്ടാകും പണിയെടുക്കാൻ വേണ്ടി സർക്കാർ ജോലി പറഞ്ഞാ നമ്മക്കൊരു രസുണ്ടാവില്ല അങ്ങനെ ചെയ്യുമ്പോ വാശി ഇതൊക്കെ ഉണ്ടായിരുന്നന്നെ നമ്മൾക്ക് ഇത്രോം പണി എടുത്തിണ്ടാവും തിരിച്ച് അവർക്ക് പണികൊടുക്കാൻ അങ്ങനെ നമ്മ അങ്ങനെ പണിയെടുക്കാൻ നേരം തന്നെ നമുക്കൊരു ജീവിതത്തെ രസുണ്ടാവു രാസോന്ന് പറയാൻ നേരം അതായത് തല്ല് പിടിക്കാന്നുള്ളെ തല്ല് പിടിക്ക അവരെ പൊറത്താക്ക അങ്ങനെന്ന് പക്ഷെ അപ്പൊ നമ്മ നമ്മുക്ക് നമ്മുടെ പണിയും പോകും എന്നാലും നമ്മക്ക് അവർക്ക് പണി കൊടുക്കാൻ പറ്റുന്നുള്ള സന്തോഷം കിട്ട അങ്ങനെ private ജോലീന്ന് പറയാൻ നേരം private ജോലീലെ politics ന്ന് പറയാൻ നേരം ഇവിടത്തെ ഏർ politics പോലെയല്ല ഒരു വിത്യസ്ത തരം politics ആണ് എന്ന് പറയാൻ നേരം politics politics ൽ നമ്മക്ക് പണി പോയാ ഒരു പ്രശ്‌നു ഇല്ല പക്ഷേ ഇവിടത്തെ corperative നമുക്ക് politics കിട്ടിയ നമ്മുടെ ജീവിതം പോവും നമുക്കൊരു പണിയും ഉണ്ടാവൂല്ല ഇപ്പൊ എന്ത് ജോലി ചെയ്യാനാണ് ആഗ്രഹം പറയാൻ നേരം private sector ൽ എങ്ങനത്തെ ജോലിയാ താങ്കൾ നോക്കുന്നത് private sector ൽ തന്നെ ഇപ്പം ഏർ നമ്മക്ക് എന്താണ് UST ഉണ്ട് infosys ഉണ്ട് അങ്ങനൊക്കെ IT വിഭാഗത്തിൽ തന്നെ പലത് പലം ഏർ ഇതില് തന്നെ ഉണ്ട് പിന്നെ എന്താണ് ഏർ അങ്ങനെ കുറേ ഏർ companies ഏർ ഇങ്ങനെ job tata അങ്ങനെ തുടങ്ങിയ companies ഒക്കെ ഏർ freshers ന് വേണ്ടീട്ടും അതെ പോലെ തന്നെ internships ആയാലും എന്താ ആ ശരി അപ്പൊ താങ്കൾ പഠിക്കുന്ന degree കൂടി തന്നെ താങ്കൾക്ക് ജോലി കിട്ടു എന്നാണോ താങ്കൾക്ക് തോന്നുന്നത് ആ അങ്ങനെ placement വരുമ്പൾത്തേക്ക് അങ്ങനയൊക്കെ നമ്മക്ക് job സാധ്യത ഇപ്പൊ കൂടു കൂടുതലാണ് അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാ college കളൊക്കെ placement നല്ല നല്ല company കളിൽ ഏർ വെക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അതിനകത്തു prepare എന്താണ് ഏർ prepare ചെയ്യാനും അപ്പം കുറച്ചൂടെ നല്ല രീതിയിൽ അവർക്ക് നല്ല ഒരു ജോലി സാധ്യത അവിടെ അതിനകത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നീട്ടുണ്ട് എന്ന് അഹ് അഹ് പക്ഷെ എന്നിരുന്നാൽ കൂടിയും പല ആൾക്കാരും B. tech കഴിഞ്ഞ ആൾക്കാരായിക്കോട്ടെ ഇപ്പം ഏർ എന്താണ് ഉം degree കഴിഞ്ഞ ആൾക്കാരായിക്കോട്ടെ അവരൊക്കെ ഇപ്പം വലിയ വലിയ institution നിന്ന് ഇറങ്ങിയിട്ട് പോലും അവർക്ക് ജോലി സാധ്യത ജോലി ഇല്ലതെ നടക്കുന്ന ഇതും രംഗവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആഹ് അപ്പൊ college കൾ അഹ് ക് കൊടുക്കുന്നുണ്ടോ ചോയിച്ചാ ആഹ് ഉം കൊടുക്കുന്നുണ്ട് നല്ല നല്ല company കളിൽ കൊടുക്കുന്നുണ്ട് chemical industries ആയികോട്ടെ അഹ് pharmaceuticals ആയിക്കോട്ടെ അങ്ങനെ പലതരം വിഭാഗത്തിലും ജോലീടെ ആവശ്യങ്ങൾ ഇപ്പൊ കൂടി വരുന്നുണ്ട് ശരിയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളന്ന് പറയാൻ നേരം ഒരാള്‍ ജോലി നോക്കുമ്പോൾ അയാൾക്ക് ഇഷ്ട്ടുള്ള ജോലി നോക്കുക അയാളുടെ കുടുംബത്തിനും അയാളുടെ ആഗ്രഹത്തിനും അനുസരിച്ചുള്ള ജോലി നോക്കുക